എട എന്റെയൊണ്ടല്ലൊ കൃഷിഭവനീന്ന് ഇപ്പം വിത്തും മറ്റുംകാര്യങ്ങളൊക്കെ കൊടുക്കണ്ട്. അപ്പഞാനതങ്ങനെ ചെയ്താലോന്ന് ആലോചിക്കുക നട്ടുപിടിപ്പിച്ചാലോന്ന് . നിന്റേ വീട്ടിലൊക്കെ കൃഷിയൊക്കെ നടക്കന്നഅല്ലെ നിനക്കതിനെപറ്റീട്ട് എന്തെങ്കിലൊക്കെ അറിയാമോ?

എൻറെ നമുക്ക് കൃഷി ആയിട്ടുള്ളത് നമ്മളിപ്പം പാട്ടത്തിനു കൊടുത്തു. കാരണം ജോലിക്കാരായതോണ്ട് സ്ഥിരം വയലിൽല് പോയി നോക്കാൻ പറ്റില്ല അപ്പൊ പാട്ടത്തിനു കൊടുത്ത് ചെയിപ്പിക്കുക വയലുകള്.

അപ്പ അടുക്കളത്തോട്ടണ്ട് വീടിനോട് ചേർന്ന്തന്നെ അടുക്കളത്തോട്ടഉണ്ട് അപ്പൊ അടുക്കളയിലേക്ക് വേണ്ട എല്ലാം അടുക്കളത്തോട്ടത്തിലാണ് വിളയിക്കുക. രാവിലെയാകുമ്പൊ തോട്ടത്തിൽ പോയിട്ട് എന്തൊക്കെയാണ് കിട്ടണ അത് പറിച്ചിട്ട് വന്നിട്ടാണ് അന്ന് കറിയും തോരനെല്ലാം നമ്മള് പുറത്തു നിന്ന് വാങ്ങി പച്ചക്കറി കഴിക്ക വളരെ കുറവാ. ശരിക്കും അങ്ങനെ ചെയ്യേണ്ടല്ലെ നമ്മൾളെക്കിപ്പം വിഷം അടിച്ച സാധനങ്ങൾ കടെന്നൊക്കെ മേടിക്കുമ്പഴെ ഇപ്പ എന്റേ മുത്തച്ഛനമ്മൂമ്മയൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് . പണ്ടെന്നൊക്കെ പറഞ്ഞ അടുത്തടുത്ത് വീടുകൾ അല്ലല്ലൊ ഒരുപാട് പറമ്പുകളല്ലെ. ഒരു വീട് കഴിഞ്ഞ് അതിനുതന്നെ ഒരുപാട് പറമ്പുണ്ടാവും എന്നിട്ടാണല്ലൊ അടുത്ത വീട് തുടങ്ങുന്നെ. അപ്പ ഈ പറമ്പില് മൊത്തം കൃഷിയാണ് ചെയ്യുന്നെ. വീട്ടിലേക്ക് വേണ്ട കൃഷിയും അല്ലാണ്ട് നമ്മള് വ്യാപാരാവശ്യത്തിനുവേണ്ടി പുറത്തേക്കു കൊടുക്കുകയും ചെയ്യും. അപ്പഉള്ള ഗുണ എന്താന്ന് വെച്ചിട്ടുങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ എല്ലാം നട്ടുവളർത്താനുഅറിയാം പിന്നെ ഈ പറഞ്ഞപോലെ പണ്ട് കൂട്ടുകുടുംബാണല്ലൊ ഒരു വീടെന്ന് പറഞ്ഞാ ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ ആ പറമ്പിൽ പണിയെടുക്കാനുള്ള ആൾക്കാര് ആ വീട്ടിതന്നെയുണ്ടാവും.അപ്പ അത് ഒര് ഒരസആരുന്നു അന്ന് . ഇപ്പയിപ്പ പഞ്ഞിട്ടുങ്കി വീടുകള് ഒരു വീട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് അടുത്ത വീടുകളാ നമുക്കിപ്പ ഒന്ന് നട്ടുവളർത്താനുള്ള സ്ഥലഇല്ല. ഇപ്പം തന്നീ എനിക്കിങ്ങനെ ആഗ്രഹഉണ്ട് വീട്ടില് ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യണംന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്കും ഈ പറഞ്ഞപോലെ സ്ഥലം കുറവാ. അല്ലെങ്കിൽ വീടിനുമുകളിലെങ്ങാനൊക്കെ എന്തെങ്കിലും ചെയ്യാന്നാണ് ഞാനിപ്പൊ ആലോചിക്കണതൊക്കെ.

ജീവിക്കണവർക്ക് അഹ് അതിന്സൈഡിൽ വളരെയധികം ഉണ്ട്. ഞാനും നഗരത്തിൽ ജീവിക്കുന്ന സമയത്ത് പുറത്തൂന്ന് വാങ്ങി കഴിക്കുമ്പഴും വീട്ടില് ഏഹ് എൻ്റെ ഗ്രാമപ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ അമ്മ വീട്ടിലൊക്കൊ പോകുമ്പഴും പച്ചക്കറി കഴിക്കുമ്പഴും ശരിക്കും ആ വ്യത്യാസമാറിയാണ് പറ്റുന്ന. നമുക്കിപ്പം കക്കരിക്കാ, വെള്ളരിക്കാ അങ്ങനെത്തൊക്കെ ഞാന് ശരിക്കും അതിൻ്റെ വ്യത്യാസം മനസിലാവാണത്. അതുപോലെതന്നെ ജൈവ നമ്മള് വീട്ടില് തന്നെ ഉണ്ടാകുമ്പോ എന്താ ഗുണംന്ന് വെച്ചാൽ നമ്മള് ജൈവ വളങ്ങളൊക്കെ ഉപയോഗിക്കുവൊള്ളു. അല്ലാതെ ഈ കുറേ രാസവളങ്ങളും മായം ഇതൊക്കെ അടിച്ച് ട്ട് വരുന്ന സാനങ്ങളെന്തായാലും വീട്ടില് നമ്മള് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാത്തകൊണ്ട്തന്നെ അതിൻ്റെപരമായിട്ടുള്ള ദോഷങ്ങളും കുറഞ്ഞുവരും. അതെഅതെ ശരിയാണ്. ഇപ്പ എടെ എൻ്റെ അമ്മയൊക്കെ ചെറിയ രീതിയില് ചെയ്യുവാരുന്നെ. ഇപ്പ അമ്മ അനിയന്റെകൂടെയാണ് നിക്കുന്നെ അപ്പ ഞാനിപ്പം വേറൊരിടത്താ നിക്കുന്നെ ആപ്പ എനിക്ക് അമ്മയിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പ ഈ പറഞ്ഞപോലെ നമുക്കാ സ്വാദിൻ്റെ തന്നെ വ്യത്യാസഅറിയണം. നമ്മളീ പുറത്തൂന്ന് മേടിച്ച് കഴിക്കണ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ണണ. ഇപ്പ തക്കാളിയൊക്കെയാണെങ്കിലെ എന്ത് രുചിയാണെന്നറിയൊ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നിനക്കറിയാലൊ നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യല്ലല്ലൊ. അപ്പ അതുകൊണ്ട്തന്നെ പ്പ ഞാൻ വേറെ വീടെടുത്ത് നിന്നപ്പത്തേക്കും എനിക്കതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. നേരത്തെയൊക്കെ പറയുകയാരുനെങ്കിൽ മീനിലൊക്കെ നല്ലോണം

ഇപ്പ പച്ചക്കറിയും കണക്കായിട്ടുണ്ട്. ഹ് അപ്പൊ ഞാനെ എനിക്കിപ്പെന്താ പ്രശ്നോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് ചെറിയരീതിയിലൊക്കെ ഈ പറഞ്ഞപോലെ കൃഷിയായിട്ടൊക്കെ ചെയ്യാങ്കിലും ഞാനിതൊന്നും കണ്ടുപഠിച്ചിട്ടില്ല. അപ്പ ഇപ്പ ഒരു വാഴ നടാനാണെങ്കിലും അല്ലെങ്കിൽ തെങ്ങിന് തടം എടുക്കാനാണേപോലും എനിക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥയ. അപ്പ ഞാനിങ്ങനെ ഹ് വിളിച്ചൊക്കെ ചോദിക്കും ഈ പറയുന്നൊരാ അറിയാവുന്ന ആരോടെങ്കിലൊക്കെ വിളിച്ചു ചോദിക്കയാണ് ചെയ്യാറുള്ളത്‌. ഹ് നീ ഇതൊക്കെ ചെയ്ത് ശീലഉണ്ടോ?

ഏറ്റവും കൂടുതൽ ഈ ബോധം വന്നതിനുശേഷമാണ് ഇതിനോടു താൽപര്യം വന്നെ അങ്ങനെ ചെറുപ്പത്തില് ചെയ്ത കാര്യാണ്. ഇപ്പം ആഹ് കറിവേപ്പില ആയാലൊക്കെയായാലും കറിവേപ്പില

ചട്ടിയില് ചെറിയചെറിയ തൈകളായിട്ട് വളർത്തുക. അതൊക്കെ നമ്മുക്ക് ജനലിൻ്റെ അരികയൊക്കെ വെച്ച മതി. അങ്ങനെയൊക്കെ മല്ലിയെല നട്ടുണ്ടാക്കാം. അങ്ങനെ നമുക്ക് സ്ഥിരം ആവിശ്യമുള്ള ഇത്തരം കുഞ്ഞുകുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ അടുക്കളയുടെ ഉള്ളിലൊക്കെയായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അടുക്കളയുടെ അങ്ങനെ

പിന്നെ മിസ് ഏഹ് ഇതുപോലെ വാഴ വയ്ക്കാനും തെങ്ങ് വയ്ക്കാനൊക്കെ പഠിക്കണം ഇതൊക്കെ നമുക്ക് എപ്പഴും ഗുണാണ്. നമുക്ക് അടുത്ത തലമുറയ്ക്കും പറഞ്ഞുകൊടുക്കേം കൂടി ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യണ കണ്ടാലാ ഹ് നമ്മുടെ അമ്മുമ്മാരൊ അപ്പൂപ്പന്മാരൊക്കെ ഇതിനോട് താല്പര്യയുള്ളോണ്ട് തന്നെയാണ് നമുക്ക് കുറേശ്ശെയെങ്കിലും താല്പര്യം കിട്ടിയെ അപ്പം നമ്മ ഇതുമായിട്ട് അന്യം നിന്നുപോയാൽ അടുത്തതലമുറ ഒട്ടും ഇതുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലേക്ക് വരും. പക്ഷെ ഈ പറഞ്ഞപോലെ ഉണ്ടല്ലൊ ഈ കൃഷീന്നൊക്കെ ഒള്ള രീതി സമ്പവങ്ങള് നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുഴപ്പൊല്ല. പക്ഷെ നമ്മളുണ്ടല്ലൊ ഇത് തന്നെ നമ്മടൊരു ഹ് ജീവിതമാർഗായിട്ട് എടുക്കുമ്പോ അത് പയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡീ പറഞ്ഞപോലെ ഹ് നമ്മള് പ്രതീക്ഷിക്കാനുള്ള മെയിൻ കാലാവസ്ഥ വ്യത്യാസൊ അല്ലെങ്കി വെള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് മൊത്തം കടക്കെണിയിലായി പോകില്ലെ. ഇപ്പ എന്റേ ഏഹ് ഒരു ആം ആ അകന്ന ബന്ധുവില് ഒരാള് ആൾക്കിങ്ങനെ കൃഷിയുട് പയങ്കര താല്പര്യായിരുന്നു. ആള് പഠിച്ചിട്ടുണ്ട് ധാരാളം. പക്ഷെ ഹ് പഠിച്ചിട്ടുണ്ടെങ്കിൽപോലും പുള്ളിയൊരു പ്രായം കഴിഞ്ഞിട്ട് കൃഷിയൊരു പ്രധാനമേഖലയായിട്ട് ചെയ്താലൊന്ന് കേട്ടിട്ട് ആ ഒരു വഴിക്ക് പോകാനൊക്കെ നോക്കി

അപ്പ ഞാനിങ്ങനെ അത് പെട്ടെന്നുപറഞ്ഞപ്പൊ ഞാൻ അത് ആലോചിക്കുവാരുന്നു. പക്ഷേ ഏഹ് ഈ പറഞ്ഞപോലെ കൃഷീനുള്ളത് മണ്ണിലിറങ്ങി പണിയെടുക്കുന്നതും ഒരുരസാണ്. ഇനിയപ്പ ശരി ഞാനേ ഇതുനിന്നോട് ചോദിക്കാൻ വേണ്ടീട്ട് വിളി